അ ബാ അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും സംസ്കൃതം പഠിപ്പിക്കുകയും ചെയ്തു. നിലത്തെഴുത്ത് സമ്പ്രദായം കൊണ്ടുവന്നു കുട്ടികൾക്ക് പഠിക്കാൻ ചെറു ശ്ലോകങ്ങൾ രചിച്ചു. അല്ലേ? അതേപോലെ തന്നെ സ്ത്രീകളെ എന്ത് ചെയ്തു വിദ്യാഭ്യാസത്തിൻറെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് എഴുത്തച്ഛൻ മലയാളഭാഷയുടെ പിതാവായി മാറി എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ്. വാ പുരാതന കവിത്രയത്തിൽ രണ്ടാം സ്ഥാനമാണ് എഴുത്തച്ഛന് ഒന്നാം സ്ഥാനം ചെറുശേരിയാണ് മൂന്നാം സ്ഥാനം കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ. എങ്കിലും എഴുത്തച്ഛൻ മലയാളഭാഷയുടെ പിതാവായി മാറുകയാണ് ചെയ്തത്. കാരണം വളരെ ലളിതമായ ഉദാഹരണത്തിലൂടെ ചിരപരിചിതമായിട്ടുള്ള ഉദാഹരണത്തിലൂടെ ജീവിതത്തിൻറെ നശ്വരതയെ കാണിക്കാൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മഹാനായ കവിക്ക് സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഇത്തരം കാര്യങ്ങളും അതോടുകൂടി എന്ത് ചെയ്യണം നമ്മള് ക്രോധം പരിത്യജിക്കേണം ഭുഭജനം അതിൻറെ അർത്ഥം എന്താണെന്ന് നമ്മള് മനസ്സിലാക്കണം. ക്രോധം പരിത്യജിക്കണ ദിനകളെക്കുറിച്ച് നമ്മള് മനസ്സിലാക്കണം അപ്പോൾ ഈ പടർന്നു പന്തലി ഏ പന്തലിക്കുന്ന പാപം ആകുന്ന വൻമരത്തിന്റെ വിത്താണ് കോപം അല്ലേ? എന്നാണ് പറയുന്നത്. ഒരു ചെറിയ വിത്തുകളിൽ നിന്ന് വൻമരം ഉണ്ടാകുന്നത് പോലെ ലോക ജീവിതത്തെ നരക തുല്യമാക്കുന്നത് നിസ്സാരം എന്ന് കരുതുന്ന ഓരോരോ വ്യക്തികളുടെയും മനസ്സിലുള്ള കോപമാണ് എന്ന് ആരാ നമുക്ക് പറഞ്ഞു തരുന്നത് എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നു ഒന്നാമത്തെ പാഠഭാഗം അവിടെ അവസാനിക്കുകയാണ്. ആ പാഠഭാഗത്തിലെ വിഗ്രഹ രൂപങ്ങളെ നമുക്ക് നോക്കാം ക്ഷണപ്രഭാചഞ്ചലം അത് നിങ്ങൾക്ക് അവര് തരും മാതൃക പോലെ എഴുതുക എന്ന് പറഞ്ഞിട്ടാണ് ത cool of time ല് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ക്ഷണ പ്രഭ പോലെ ചഞ്ചലം കാലാഹി കാലമാകുന്ന അഹി, ആലയ സംഗമം ആലയത്തിലെ സംഗമം, മാനസതാര് മാനസമാകുന്ന താര്,

എന്നെഴുതി എഴുത്തച്ഛൻറെ കവിതയുമായി കൂട്ടിച്ചേർത്ത് ഈയൊരു കാലഘട്ടവുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മൂന്ന് paragraph ൽ എഴുതുക. രണ്ട് പുറമാണ് നിങ്ങള് പ്രഭാഷണത്തിന് വേണ്ടി ഉപയോഗിക്കണ്ടത്. നിങ്ങളുടെ ഒരു paper കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ school എഴുതുന്ന ഒന്നും അതിനേക്കാളും മുക്കാൽ ഭാഗമേ paper ഉണ്ടാവുള്ളൂ ചെറിയ paper ആയിരിക്കും. അതുകൊണ്ടുതന്നെ അതിൻറെ രണ്ടു പുറം ഒരു പക്ഷേ നമുക്ക് തികഞ്ഞ് എന്ന് വരില്ല. എന്നാൽ ഒരു രണ്ടര പുറമെങ്കിലും നിങ്ങള് ചേർത്തിട്ട് പ്രഭാഷണം എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോ time കൃത്യമായി നോക്കി കൊണ്ടുവേണം ഈ പ്രഭാഷണം നിങ്ങൾ എഴുതാൻ ഇതിൽ നിന്ന് മിക്കവാറും ലഘു ഉപന്യാസവും പ്രഭാഷണവും ആണ് ചോദിക്കുക. ഇനി രണ്ടാമത്തെ പാഠം ഈ പാഠഭാഗത്തുനിന്ന് നാല് mark ന്റെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതാണത് മഹാകവി കാളിദാസൻറെ വിശ്വോത്തരമായ അഭിജ്ഞാന ശാകുന്തളം അല്ലേ? ആ ശാകുന്തളത്തെ മലയാള ഭാഷയിലേക്ക് എന്താ ചെയ്തത് തർജ്ജമ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? AR രാജരാജവർമ്മയാണ് തർജ്ജമ ചെയ്തത്. അതിൽ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഏത് ഋതു യോഗം എന്ന് പറഞ്ഞ ഏഴാം അംഗം ഏഴാമത്തെ ഭാഗം ആണ്. അപ്പോ ഇതിനെ നമുക്കറിയാം എന്താണ് ഈ പായ് പാഠത്തിന്റെ സംഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ദേവാസുരയുദ്ധത്തിൽ വിജയിയായിട്ട് തേരാളിയോടൊപ്പം തേരാളിയായ മാധവിയോടൊപ്പം കടന്നുവരുന്നത് ആരാണ് അവിടെ? നമ്മുടെ ദുഷ്യന്ത മഹാരാജാവാണ്. അല്ലേ? അദ്ദേഹം അവിടെ വന്ന് ആരോടൊപ്പം മാരീചാശ്രമത്തിൽ എത്തുകയും മാരീചനെ കാണാൻ കാത്തു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഒരു നല്ല വെളുത്തുതുടുത്ത് വികൃതിയായ ഒരു കുഞ്ഞ് സിംഹകുഞ്ഞിനോടൊപ്പം കളിക്കാൻ അല്ലെങ്കിൽ സിംഹകുഞ്ഞിനെ കളിക്കാനായി നിർബന്ധിക്കുന്നത്. അല്ലേ? ആ കുഞ്ഞിൻറെ ഓരോ ചേഷ്ടകൾ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ദുഷ്യന്തന് അവനോട് തോന്നുന്ന ഒരു അടുപ്പത്തിൽ നിന്നാണ് ആ ഏഴാം അംഗത്തിന്റെ കഥ മെല്ലെ മെല്ലെ എവിടേക്ക് പോകുന്നത് കഥാവസാനത്തിലേക്ക് അല്ലെങ്കിൽ അറുതിയോഗം എന്ന് പറയുന്ന എല്ലാവരുടെയും കൂടിച്ചേരലിലേക്ക് മാറിപ്പോകുന്ന ഒരു കഥയാണത്. അല്ലേ? അതിലെ മുദ്ര മോതിരത്തിന്റെ കഥ വരുന്നുണ്ട് പിന്നീട് ഇവിടെ എന്താണ് ആ ഒരു കഥാഭാഗം എന്ന് പറയുന്നത് ഈ ഉം ശകുന്തളയുടെ ആ ഒരു അഹ് ശാപം ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ദുഷ്യന്തനെ കാണാൻ വേണ്ടിയിട്ട് ഗർഭിണിയായ ശകുന്തള പോവുകയും അവളുടെ ആ മോതിരം അഴിഞ്ഞു പോവുകയും, പിന്നീട് ആ മോതിരം അടയാള വാക്യം ഒന്നുമില്ലാത്തതിനാൽ അവളെ മറന്നുപോയ ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നു അവളെ അപമാനിക്കുകയും ചെയ്യാണ് അമ്മയായ മേനക അവളെ മാരീചാശ്രമത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു. അവൻറെ പേരാണ് ഇത് സർവ്വധമനൻ. അല്ലേ? സർവ്വധമനൻ എല്ലാത്തിനെയും ധനിപ്പിക്കുന്നവൻ എല്ലാത്തിനെയും അടക്കുന്നവൻ എന്നാണ് സർവ്വധമനൻറെ പേര് അല്ലേ? അപ്പോ സർവ്വധമനനെക്കുറിച്ച് ഒരുപക്ഷേ രണ്ട് mark ൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും മിക്കവാറും വരുന്നതാണ് സർവ്വധമനൻ എന്ന പേരിൻറെ അർത്ഥം എന്താണ് എന്നുള്ളത് അപ്പോൾ ഈ ശകുന്തളയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഈ ഏഴാം അംഗത്തിന് ഏത് പേരിട്ടത്? നമ്മുടെ ഋതി യോഗം എന്നുള്ള പേരിട്ടത്. കാരണം ഇവിടെ ഈ വസന്തകാലം ആണ് ഋതുക്കളിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാലം നിങ്ങൾക്കറിയാലോ അല്ലേ? ആ ഒരു കാലഘട്ടത്തിലാണ് ഭൂമി ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് പൂക്കളും അതുപോലെതന്നെ പക്ഷികളും ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം തെളിഞ്ഞ ആകാശവുമുള്ള കാലഘട്ടം. ആ കാലഘട്ടം മനുഷ്യൻറെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? സ്നേഹവും അതുപോലെതന്നെ ദയയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്

തരത്തിലുള്ള ദുരിതങ്ങളെയും അതിജീവിച്ച് ഒരുമിക്കുമ്പോഴാണ് അവിടെ എന്തായി മാറുന്നത്? അവിടെ ഋതു യോഗം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ശീർഷകത്തിന് അനുയോജ്യമായി മാറുന്നത്. അതുകൊണ്ട് ആ ഒരു ഋതു യോഗം എന്ന് പറയുന്ന ശീർഷകത്തിന്റെ ഔചിത്യം എന്ത്? എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഔചിത്യം എന്ന് വരണമെങ്കിൽ ഉചിതമാണോ ഈ ഏഴാം അംഗത്തിന് ഈ പേരിട്ടത്? തീർച്ചയായും ഉചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആ ഒരു പ്രത്യേകത ആ ഒരു വസന്തകാലത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ വസന്തകാലത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചേർത്തെഴുതി ഒരൊറ്റ paragraph എഴുതിയാൽ മതി നിങ്ങൾക്ക് നാല് mark അവിടെ score ചെയ്യാൻ സാധിക്കും ഇനി അതിലുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾക്കറിയാം ദുഷ്യന്തൻ, ശകുന്തള, സർവ്വധമനൻ അല്ലെ? അതുപോലെതന്നെ മാധവി ഇത്രയും ആഹ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താക്കാം സർവ്വധമനനെ എന്തുകൊണ്ടാണ് ചെറുപാമ്പിനോട് ഉപമിച്ചത് ഒരു കാട്ടി ആക്രമ വിരുദ്ധ വൃത്തിനി ചെറു വേ എന്താണ് ചെറുപാമ്പ് സന്തന മരത്തിന്മേൽ എന്നപോൽ വെറുതെ വിശുദ്ധധര സത്യ സൗമ്യമാം പുറവിക്ക് ദോഷം ഉളവാക്കി വെക്കില്ല ഏറ്റവും മനോഹരമായ നാലുവരി കൊടുത്തിട്ടുണ്ട് അല്ലേ? കാരണം

ചെറുപാമ്പ് ഒരിക്കലും ചന്ദനമരത്തിൽ കയറില്ല ചന്ദനം ഔഷധമാണ് അതുപോലെ ഈ ആശ്രമത്തിന് പറ്റാത്ത ഒരു ആൺകുഞ്ഞ് അവിടെ വന്ന് വികൃതി കളിക്കുന്നത് കാണുമ്പോൾ നീ ഒരിക്കലും ഇങ്ങനെ ആവരുത് എന്ന് ഇവിടെ ആരു പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്? സർവ്വധമനനെ നമ്മുടെ ഹം പിതാവായ ദുഷ്യന്തൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ ആശ്രമവാസികൾക്ക് ചേർന്ന പണിയല്ല നീ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആശ്രമവാസികളുടെ ജീവിതരീതിയിൽ നിന്ന് വ്യത്യസ്തമുണ്ടായി സർവ്വധമനൻ ചെ~ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഹ് എന്തിനാണ് അവിടെ ഇത് ഉപമിച്ചത് അതിൻറെ ഔചിത്യം എന്ത് എന്ന് ചോദിച്ചാൽ അതാണ് നമ്മള് നമ്മളവിടെ എഴുതേണ്ടത്. അതിനുശേഷം ആണ് സർവ്വധമനൻറെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് സർവ്വവും ധമിപ്പിക്കുന്നവൻ എല്ലാം അടക്കുന്നവൻ എന്നാണ് പറയുന്നത് അല്ലേ?

എല്ലാവരുടെയും ആകർഷണം തന്നിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു? ദുഷ്യന്തന് നമ്മുടെ സർവ്വധമനന് സാധിച്ചു. അതുകൊണ്ടാണ് ഇവിടെ സർവ്വധമനനെക്കുറിച്ച് എന്ത് പറയുന്നത്? സർവ്വധമനനെ ആ സർവ്വധമനൻ എന്ന് പറയുന്ന വാക്കിൻറെ ഔചിത്യം നിങ്ങളോട് ചോദിച്ചാൽ അത് എഴുതണം. ഇനി ആ പാഠഭാഗത്തിൽ ഉള്ളത് എന്താണ് അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിൻറെ അല്ലെങ്കിൽ ആ നാടകത്തിലെ നാടകീയത എന്താണ് അപ്പം സിംഹ കുട്ടിയുമായി കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ദുഷ്യന്തൻറെ അപ്രതീക്ഷിതമായ രംഗപ്രവേശം. number one നോക്കണേ രണ്ടാമതായിട്ട് ശകുന്തളാസ്യം എന്ന പ്രയോഗം അല്ലേ? നിനക്ക് കാണാൻ നിനക്ക് കളിക്കാൻ ഞാൻ ശകുന്തലാസ്യം എന്ന് പറയുന്നതിലൂടെ എന്താണ് ശകുന്തള എന്ന പേര് അവിടെ വരികയും ദുഷ്യന്തൻ ഒന്നുകൂടി വാചാലൻ ആവുകയും ഒന്നുകൂടി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു കുഞ്ഞിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അല്ലേ? മൂന്നാമതായിട്ട് ഇവൻ കുരുവംശത്തിൽ പിറന്നവനാണ് ഇവൻ ആ~ആശ്രമ ബാലൻ അല്ല എന്ന് പറയുമ്പോൾ വീണ്ടും ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നു ആ തന്റെ ആ ഒരു സത്യത്തിലേക്ക് ഇവൻ തന്റെ മകനാണോ എന്നുള്ളതിലേക്ക് ദുഷ്യന്തൻ മെല്ലെ മെല്ലെ അടുത്തടുത്ത് വരുന്നത് നമുക്ക് ചുറ്റോട് ചുറ്റാണ് അല്ലേ?

അഹ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? താപ്വസി തടയുമ്പോഴത്തേക്കും ആ രക്ഷ എടുത്ത് കയ്യിൽ കെട്ടിക്കൊടുത്തു അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല അതേപോലെതന്നെ കുരു വംശത്തിലെ കുഞ്ഞാണെന്ന് പറയുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒടുവിൽ പറയുന്നു എൻറെ അച്ഛൻ

അവൻ അതുപോലെതന്നെ കളിക്കോപ്പ് ഏൽക്കുവാൻ നീട്ടിയിരുന്ന കരം വിളക്കിചേർത്തോണം വിരൽ നിര എന്ന് പറയുന്നുണ്ട് ഇല്ലേ? കളിക്കോപ്പ് താ എന്ന് പറഞ്ഞ് കൈ നീട്ടിയ സമയത്ത് അവൻറെ കയ്യിൽ ചക്രവർത്തി ലക്ഷണം കണ്ടു അല്ലേ? അവൻറെ കയ്യിന്റെ പ്രത്യേകത വിളക്കി ചേർത്തത് പോലെയാണ് അവൻറെ കൈകൾ അല്ലേ? വൃഷമൊഴു ഉഷസ്സിൽ വിടരുമൊരു ആയിട്ടാണ് അവിടെ പറഞ്ഞത് കാരണം പകുതി വിടർന്ന താമര പൂ പോലെയായിരുന്നു ദുഷ്യന്തന്റെ കൈകൾ എന്ന് പറയുമ്പോൾ അവിടെ ഉപമാലങ്കാരമായി താമരപ്പൂവിന്റെ ഭംഗിയായി പു~പുലരിയിൽ വിരിയുന്ന താമര പൂവാണ്. അതുപോലെതന്നെ പുലരി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ബാല്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചേർന്നപ്പോൾ ദുഷ്യന്തന് മനസ്സിലാകുന്നു അവൻ ചക്രവർത്തി ആണ് എന്ന് അല്ലേ? അതുപോലെതന്നെ കാത്തിടും രിയായി ഉള്ളോരു ഹവ്യവാഹം എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് എരിയാൻ വിറകിന് കാത്തുനിൽക്കുന്ന ഒരു ബാലനെ പോലെയാണ് അവൻ. കാരണം എരിയാനുള്ള വിറക് ചെറിയൊരു തീപ്പൊരി അല്ലേ? വിറക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്താക്കാൻ സാധിക്കും ആ തെളിഞ്ഞ് കത്താൻ സാധിക്കും. അതുപോലെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഒരു രാജർഷി ആവാൻ കഴിയുന്ന ഒരു കുഞ്ഞാണ് എന്ത് ദുഷ്യന്തന് അവനെ കണ്ടപ്പോൾ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ചേർത്തുകൊണ്ട് എത്ര മനോഹരമായിട്ട് നിങ്ങൾക്കി പാഠത്തെ കുറിച്ച് എഴുതാം. അല്ലേ? ഇതിലുള്ള നാടകീയത എഴുതാൻ സാധിക്കും ഒടുവില് എന്താ ചെയ്യുന്നേ ദുഷ്യന്തൻ? ആ അവിടെ എത്തുകയും തൻറെ തെറ്റ് ഏറ്റുപറഞ്ഞ് ശകുന്തളയുടെ കാൽക്കൽ വീണ് മാപ്പിരക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്യന്തനെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലേ? അപ്പോളോ ഈ മുദ്ര മോതിരം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതാ ഈ മുദ്ര മോതിരം അണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ശകുന്തള പറയുന്നു വേണ്ട അത് വൈഷമ്യകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശകുന്തള മാറ്റുന്നു. ഒരിക്കൽ തന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരും എന്ന് വിചാരിച്ച ആ മുദ്ര മോതിരം കാരണം അല്ലേ? എല്ലായിടത്തുനിന്നും അവൾക്ക് പരിഹാസം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തനിക്കിനി ആ മുദ്ര മോതിരം വേണ്ട എന്ന് ശകുന്തള ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങളിലൂടെ നാടകകൃത്ത് ആ കഥാഗതിയെ മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നു. അപ്പോ ഇത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു പാഠാണ് പലരും പറയും ആഹ് ഋതുയോഗം പാടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മനസ്സിലായല്ലോ ഋതുയോഗം യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ അതില് സർവ്വധമനനെക്കുറിച്ചും പ്രധാനപ്പെട്ട കുറച്ച് ശ്ലോകങ്ങളും നിങ്ങള് പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതില് യാതൊ~ രു ബുദ്ധിമുട്ടും ആ പാഠഭാഗത്തില്ല. അപ്പോ നമ്മള് അത് കഴിഞ്ഞ് ആ ഒരു unit ലെ മൂന്നാമത്തെ പാഠഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അല്ലേ? ആ മൂന്നാമത്തെ പാഠഭാഗം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവങ്ങൾ ഇല്ലേ കഥയാണ് അപ്പൊ ആ പാവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഏറ്റവും അനശ്വരമായ ലോകത്തിലെ കുറേ classic കൃതികൾ ഉണ്ട്, അല്ലേ? അതിലുള്ള ഒരു classic കൃതിയാണ് ഏത്? പാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഒരിക്കലും ഒരു tension ന്റെയും ആവശ്യുല്ല കാരണം എന്താണ് നിങ്ങൾക്ക് A plus കിട്ടിയിരിക്കും. miss ന്റെ class ൽ miss പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന പാഠഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി പ്രധാനപ്പെട്ടത് നിങ്ങളുടെ കയ്യില് pencil ലോ എന്തെങ്കിലും ഒക്കെ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ തീർച്ച ആയിട്ടും എന്ത് കിട്ടും നമ്മുക്ക്? അഹ് fullAplus നമുക്ക് കിട്ടിയിരിക്കും. അതിനുവേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ഓരോരോ ചോദ്യങ്ങളും പറഞ്ഞുതന്ന് പ്രഭാഷണം ഒക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു അത് പോലെ തന്നെ അടുത്തതില് നമുക്ക് എന്ത് പഠിക്കാൻ ഉണ്ട്? ആ editorial പഠിക്കാൻ ഉണ്ട്. editorial പഠിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾക്ക് പാവങ്ങളെക്കുറിച്ച് നമ്മുക്ക് എടുത്തു തുടങ്ങാം അപ്പോൾ അനശ്വര കൃതിയായ

ഈ ഡിസംബർ exam ന് ഒക്കെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലേ മക്കളെ class പഠിക്കാൻ ഒക്കെ എണീക്കുന്ന സമയത്ത് നല്ല തണുപ്പ് ഉണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഈ കുട്ടി പറയാണ് എന്തൊരു തണുപ്പാണ്

പർവ്വതമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള word ആണ് നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള വർഷങ്ങളിലും പഠിക്കാൻ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ പർവ്വതം ഈ പർവ്വതം മുഴുവൻ എന്തായിട്ടുണ്ട് മഞ്ഞിനാൽ മൂടപ്പെട്ടിട്ടുണ്ട് അല്ലെ മഞ്ഞു കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് ഈ പർവ്വതം ഈ മഞ്ഞു ice cream അല്ലെ ice cream ആയിരുന്നു എങ്കിൽ

അപ്പോളാണ് അവൾക്കൊരു ആഗ്രഹം എന്ത് ice cream കഴിക്കാൻ അമ്മയോട് എത്രയായി ഞാൻ പറയുന്നു അല്ലെ ഒരു ice cream വാങ്ങുവാൻ

അമ്മ ice cream ചോദിക്കുന്നുണ്ട് വാങ്ങിത്തരാനും തയ്യാറാണ് പക്ഷെ പൈസയുടെ കാര്യം വരുമ്പോഴാണ് ഇനി അഥവാ ഈ മഞ്ഞ് ഒക്കെ ice cream ആയിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ എന്റെ അല്ല എനിക്ക് മടുക്കുന്നത് വരെ ഞാൻ അത് കഴിക്കുമായിരുന്നു എപ്പോഴൊക്കെ കഴിക്കും രാവിലെയും വൈകീട്ടും ഒക്കെ എനിക്ക് ice cream നോട് ആ ഇഷ്ട്ടം പോകുന്നത് വരെ ഞാൻ അത് കഴിച്ചേനെ എന്ന് എന്താന്ന് ഒരു diary പോലെ എഴുതുകയാണ് അപ്പൊ ഇത്പോലെ ഉള്ള ആഗ്രഹം നിങ്ങൾക്കും തോന്നാറുണ്ടോ മക്കളെ

ഇങ്ങനെ അരുവി പോലെ ഒക്കെ chocolate ഒഴുകുന്ന് അത് ഏതാടാ ആ cartoon കുറേ പേര് Hi ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ആണ് hi ട്ടോ ഒരാൾക്കായിട്ടല്ല എല്ലാവരും അപ്പൊ അങ്ങനെ ഒരു ഇതൊന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനത്തെ cartoon ഒന്നും കാണാറില്ലേ മക്കളേ ഇല്ലേ ന്നാ ഞാൻ കാ എന്റെ മക്ക വീട്ടിലെ മക്കളൊക്കെ cartoon ന്റെ കാര്യത്തിൽ ഭയങ്കര മുന്നോട്ടാട്ടോ ആദ്യായിട്ട് കേറുന്നോരൊക്കെ ഉണ്ട് ആദ്യായിട്ട് കേറുന്നവരൊക്കെ ഇനി സ്ഥിരമായിട്ട് കയറണം മനസിലായോ അതാണ് ഞങ്ങൾക്ക് പറയാൻ ഉള്ളത്

എന്റെ വീടിന്റെ അടുത്ത് ഒരു അരുവി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് അരുവി വെള്ളം ഇങ്ങനെ ഒഴുകുന്നെ അല്ലെ അപ്പൊ അതുപോലെ നമുക്ക് ചെറുപ്പത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും ഇപ്പൊ freezer ൽ പഴയ fridge ന്റെ freezer കണ്ടിട്ടുണ്ടോ ice ഇതുപോലെയാണ് ഈ കുട്ടി എഴുതിയത് പോലെ ice ഇങ്ങനെ തിങ്ങി നിൽക്കും ഹോ ഇതൊക്കെ ice cream ആയിരുന്നു എങ്കിൽ എന്ന് അങ്ങനെ അത് കാണുമ്പോ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് okay അപ്പൊ ഇതാണ് ഇപ്പൊ ഈ തുടങ്ങുമ്പോ തന്നെ പറയുന്നത് അപ്പൊ ഇനി ഈ diary നമ്മൾ ഈ ഒരു ഭാഗം വായിച്ചാലോ ഇതിൽ എന്താണ് ചോദിക്കുന്നത് പറയൂ നിങ്ങൾ ആയിരുന്നു എങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുക അതൊന്ന് പറഞ്ഞേ ഞാൻ ഒന്ന് കേ അറിയട്ടെ എന്തിനോടൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ പ്രിയം

okay അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട്ടങ്ങളൊക്കെ പറഞ്ഞോളൂ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇപ്പൊ ആരൊക്കെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഒന്നും തന്നേ എന്ത് വന്നിട്ടുണ്ടായിയില്ല എനിക്ക് ശർക്കര കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അല്ലങ്കിൽ അങ്ങനെ പറഞ്ഞട്ടുള്ള ഒരാളും ഇതിൽ ഇല്ല എല്ലാവരും ice cream വീട് നിറച്ച് cake ദോശ pepsi ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് okay അപ്പൊ എല്ലാവർക്കും ഓരോ പലർക്കും പല ഇഷ്ട്ടങ്ങൾ ആണല്ലോ അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്ന കഹാനി ആണ് ഈ എന്ന കഹാനി എന്തിനെ കുറിച്ചാണ് പറയുന്നത് വെള്ള ശർക്കര അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ള ശർക്കര എന്ന color പഠിച്ചിട്ടില്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആ color എന്ന് പറഞ്ഞാൽ എന്താണ് white ആണ് അല്ലെ വെള്ള നിറമാണ് അപ്പൊ എന്ന് പറയുന്നതോ ശർക്കരയാണ് അപ്പൊ വെള്ള ശർക്കര അപ്പൊ വെള്ള ശർക്കര ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുക പഴയ ഒരു കാലത്തിലേക്ക് ഒന്ന് പോയി നോക്കൂ നമ്മൾ black and white cinema യിലൊക്കെ കാണാറില്ലേ ചെറിയ കട ഇന്നത്തെ പോലെ freezer റോഹ് chocolate കളോ മനം കവരുന്ന നിറങ്ങൾ ഉള്ള പെട്ടിയിലും packet ലുള്ള മിട്ടായികളും ഒന്നും ഇല്ലാത്ത ഒരു സമയം അങ്ങനെ ഇരുന്ന ആ സമയങ്ങളിൽ ആ അന്നത്തെ കുട്ടികൾക്കൊക്കെ അവർക്ക് പ്രിയം ഈ ശർക്കര കൽക്കണ്ടി ഇങ്ങനെ മധുരമുള്ള സാധനങ്ങളാണ് പിന്നീട് ആണല്ലോ പല സാധനങ്ങളും ചേർത്ത് അല്ലെ നമ്മടെ ആരോഗ്യത്തിന് ഒട്ടും ഗുണമില്ലാത്ത പല സാധനങ്ങളും വാങ്ങി കഴിക്കുന്നത് നമ്മള് എന്നാൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അന്ന് അന്നത്തെ കുട്ടികൾക്കൊക്കെ പ്രിയം ശർക്കരയോടും പിന്നെ കൽക്കണ്ടിയോടും ഇങ്ങനെ ഉള്ള മധുര ഉള്ള സാധനങ്ങളോട് ഒക്കാണ് okay അപ്പൊ ഇനി നമുക്ക് ഈ കഹാനിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സർവേശ്വർ ദയാൽ സക്സേന ആണ് ഈ കഹാനി എഴുതിയത് ഏതൊരു കവിതയുടെയും കഥയിലേക്കും നമ്മൾ കടക്കുമ്പോൾ ആദ്യം തന്നെ അത് ആരാണ് എഴുതിയത് അല്ലെ അപ്പൊ നമ്മള് ഒരു food കഴിക്കാൻ ഇരിക്കുമ്പോൾ ആഹ് നല്ല മണമുള്ള നല്ല ബിരിയാണി അത് ഇങ്ങനെ വിളമ്പുമ്പോ തന്നെ ചിലപ്പോ ചോദിക്കില്ലേ വീട്ടില് ഇന്ന് ആരാ ഉണ്ടാക്കിയെ ചിലപ്പോ ഒരുപാട് ആളുകൾ ഉള്ള വീട് ആണെങ്കിൽ ഇത് ആര് ഉണ്ടാക്കിയതാണ് എന്ന് ഒരു കൗതുകം ഉണ്ടാവും അപ്പൊ അതുപോലെ നമ്മൾ ഒന്ന് ആദ്യം ഇത് ആരാണ് ഉണ്ടാക്കിയത് ഇത് ആര് എഴുതിയന്ന് നമ്മൾ നോക്കണ്ടേ അപ്പൊ നോക്കൂ സർവേശ്വർ ദയാൽ സക്സേന എഴുതിയ കഹാനിയാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന അപ്പൊ എന്താണ് കവിയെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുള്ളത് കവി സാഹിത്യകാർ കവിയും കൂടാതെ ഹിന്ദിയിലെ സാഹിത്യകാരനുമായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹം ഏത് മേഖലയിലാണ് കൂടുതലും ജോലി ചെയ്തത്

ഭക്തി ജില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ പതിനഞ്ചിന് എവിടെയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശത്തിലെ ഉത്തർപ്രദേശിലെ ഭക്തി ജില്ലയിലായിരുന്നു ഇലാഹാബാദ് BA or MA പരീക്ഷ എന്ന് വെച്ചാൽ അലഹാബാദിൽ ഇലഹാബാദിൽ ആയിരുന്നു അദ്ദേഹം BAOrMA യും ഒക്കെ പരീക്ഷ എഴുതി Pass ആയത് ഒരുപാട് പേര് ചോദിക്കുന്നത് Question of the day യെ കുറിച്ചാണ്

അപ്പൊ എ എത്ര പേരെ നിങ്ങൾക്ക് ഇതിലേക്ക് വിളിക്കാൻ പറ്റും അവർക്കൊക്കെ share ചെയ്ത് അവരെ ഒക്കെ ഇതിലേക്ക് എന്താക്കുക ആ അവരെ ഒക്കെ ഇങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ട് വരുക പിന്നെ നമ്മൾ ഒരു class ൽ ഇത് ഇരുന്ന് പഠിക്കുകയല്ലേ അപ്പൊ അതും കൂ അവർക്ക് ആ class അവർക്ക് കിട്ടട്ടെ അതിന് നിങ്ങൾ ഒരു അവസരം നൽകൂ പിന്നെ നമ്മക്ക് ഒരു question ഉണ്ട് ട്ടോ അപ്പൊ ഈ class നന്നായി ശ്രദ്ധിക്കണം class ന്റെ last ഞാൻ ഒരു question ചോദിക്കും ആ question ന് ആൻ ആ question ന് നിങ്ങൾ correct ആയിട്ട് answer ചെയ്യാ പിന്ന അതിൽ ഏറ്റവും കൂടുതൽ like കിട്ടുന്ന ആൾക്കാണ് prize അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമുക്ക് ബാക്കി നോക്കാം ഇനി അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്റെ കൂടെ വരൂ ആ ഇരുട്ടിന്റെ മുകളിൽ ഇരുട്ട് എന്താണ് അറിയൂലെ എന്താ ദാരിദ്രം അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദൂരേക്ക് മാറ്റുക കുറച്ച് നിറവും കുറച്ച് ഗന്ധവും എനിക്ക് ഈ പേരുകൾ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ട്ടപ്പെട്ടു ലേ നിങ്ങൾക്കോ ഒക്കത്തിലൊരു variety ഉണ്ട് എന്റെ കൂടെ ആരങ്കിലൊക്കെ ആരെങ്കിലും വരൂ എന്നൊക്കെയാണ് പിന്നെ ആ ഇരുട്ടിനു മുകളിൽ ഇരുട്ട് കറണ്ട് പോയാൽ ഒക്കെ പലരുടെയും അവസ്ഥ അങ്ങനെ ആയിരിക്കുമല്ലേ പേടി ഉള്ള ആൾക്കാർക്കൊക്കെ അപ്പൊ നിങ്ങൾ ഇത് ആലോചിക്കണം ഇങ്ങനെ ഒരു കൃതി ഉണ്ട് ഹിന്ദിയിൽ okay എന്നാ നമുക്ക് കഹാനിയിലേക്ക് കടക്കാം അപ്പൊ ആദ്യം തന്നെ ഈ കഥയിൽ പറയുന്നത് എന്താന്നറിയോ കടയിൽ എന്ത് വെച്ചിട്ടുണ്ട് വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ ദുർലഭമായിരുന്നു ആ സമയങ്ങളിലൊക്കെ ദുർലഭമായിട്ടാണ് കടയിൽ ഈ എത്തുന്നത് എപ്പോഴും അത് stock ചെയ്യുന്ന സാധനം അല്ല അപൂർവ്വമായിട്ട് ഒക്കെ വല്ലപ്പോഴും stock ചെയ്യുന്ന സാധനം ആണ് അപ്പൊ അത് കാണുമ്പോ തന്നെ എന്ത് വരും വായിൽ നിന്ന് വെള്ളം വരുമായിരുന്നു അങ്ങനെ അവന് ആ ആഗ്രഹത്തോട് കൂടി ഈ നോക്കിയെങ്കിലും ഒരു നിമിഷം മനസ്സിൽ അതിനോട് ഒര് ആ ഒര് മടുപ്പ് പോലെ ഞങ്ങ നമ്മള് അത് നോക്കിയിട്ട് കാര്യയില്ല അതൊന്നും കിട്ടുന്നതല്ല എന്ന നിരാശയോട് കൂടി അവൻ പോയി

എങ്കിലും അവൻ അമ്മയോട് പോയി പറഞ്ഞു എന്താ പറയുന്നത് ആ പറയാൻ പോവുമ്പോൾ അമ്മ എന്ത് ചെയ്യാണ് ഇരുന്ന് കൊണ്ട്

അമ്മ വന്ന് വളരെ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കികൊണ്ട് മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കി മിണ്ടാതെ അവൻ അമ്മയുടെ അടുക്കൽ നിന്ന് പോയി അപ്പൊ ഇവിടെ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ധൈര്യം

അപ്പൊ അവര് വളരെ ദയനീയമായ ദൃഷ്ടിയോട് കൂടെ നോക്കി എന്താണ് അറിയാലോ ആകാശം ആകാശത്തിന് നേരെ കുറെ നേരത്തേക്ക് നോക്കി കൊണ്ടേ ഇരുന്നു അവൻ ഒന്നും മിണ്ടാതെ എന്ന് പറഞ്ഞാൽ എന്താ നിശബ്ദനായി കൊണ്ട് അപ്പൊ എന്ത് കൊണ്ടാണ് അമ്മ മുകളിലേക്ക് നോക്കിയത് ഇപ്പോൾ അമ്മയുടെ കൈയിൽ അമ്മയുടെ കൈയിൽ പണം ഇല്ലാ എങ്കിൽ അവരുടെ കൈയിൽ പണം ഇല്ലങ്കിൽ അമ്മ ഇതുപോലെ അല്ലെ ആശ്രയത്തിന് ആയിട്ട് ഏർ ഒരു ആശ്രയം എന്ന നിലയിൽ ആയിരിക്കും മുകളിലേക്ക് നമ്മൾ പറയാറില്ലേ

അവൻ കുറേ നേരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും മിണ്ടാതെ അല്ലെ നിശബ്ദനായി ഒരു മൂകത ഉണ്ടാവില്ലേ നമുക്ക് അപ്പൊ നമ്മളെ ഒരു ആഗ്രഹം ആ ഒരു സാധനം ആഗ്രഹിച്ചു പക്ഷെ അത് നടക്കാൻ ഒരു വഴിയും ഇല്ല എന്ന് പറയുമ്പോ നമുക്കൊരു നിരാശ ഉണ്ടാവും നമുക്ക് നിരാശ ഉണ്ടാവുമ്പോ നമ്മള് പോലും അറിയാതെ നമ്മള് ഒന്ന് silent ആവും അല്ലെ അപ്പോഴോ ഇവൻ ഇങ്ങനെ വിഷമത്തോട് കൂടി ഇരിക്കുമ്പോ അവന്റെ മനസ്സിൽ മുഴുവനും ആരാണ് അവന്റെ ആ സുഹൃത്തിനെയാണ് ഓർമ്മ വന്നത് ആരാണ് സുഹൃത്ത് എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലലേ

എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദേഷ്യം മറ്റുള്ളവരെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയില് ഇവനെ കൊതിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ

അവനെ അങ്ങനെ ഓർക്കുമ്പോ തന്നെ ഇവന്റെ ഉള്ളിൽ എന്താണ് കഴിക്കാനുള്ള ഈ ശർക്കര കഴിക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ആർ അത്യാഗ്രഹം ആർത്തിനൊക്കെ പറയൂലെ അത് അത് ഇങ്ങനെ കൂടി വന്നു എന്ന് പറഞ്ഞാ കൂടുക എന്താണ് അപ്പൊ ഈ കുട്ടി ഇത് കഴിക്കുന്ന ആ രംഗം ഇങ്ങനെ കൂടുതൽ മനസിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ എന്താ ഇവന്റെ മനസ്സിൽ പോയ ഒരു ചിന്ത എന്താണ് ഒന്ന് രണ്ട് തവണ അവന് ഒരു കാര്യം ചിന്തയിൽ വന്നു എന്താ അവന്റെ മനസ്സിൽ അമ്മയുടെ purse ൽ നിന്ന് എന്ത് എടുക്കുവാൻ പറഞ്ഞാൽ എന്താ ആ അടിച്ചു മാറ്റ അപ്പൊ പണം അടിച്ചു മാറ്റുവാൻ അങ്ങനെ പണം കട്ടെടുത്താലോ എന്ന് പോലും അവന്റെ മനസിലേക്ക് ഒരു ചിന്ത വന്നു പറഞ്ഞാൽ ചിന്ത ഈ ചിന്ത വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കും അവൻ അവനെ തന്നെ എന്താക്കി ഒന്ന് തിരുത്തി അല്ലെ പറഞ്ഞാൽ തിരുത്തുക ശപിക്കുക എന്നൊക്കെ ഉണ്ട് അപ്പൊ എന്തിനാ അവൻ അവനെ തന്നെ ശപിക്കുന്നെ ഏർ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു അത് വലിയൊരു പാപമാണ് അല്ലേ അല്ലെങ്കിലേ ദാരിദ്രത്തിൽ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ട് പോവാൻ കഷ്ട്ടപ്പെടുന്ന ആ അമ്മയുടെ പണത്തെ ഞാൻ മോഷ്ട്ടിക്കുക എന്ന് പറഞ്ഞാൽ

എന്നിട്ട് അവൻ എന്താ ചെയ്തത് എന്റെ ഈ മോശം ചിന്തയോട് ചിന്തിച്ച ആ ഒരു കാര്യത്തെ കുറിച്ച് അവൻ ഈശ്വരനോട് ക്ഷമാ അവൻ ക്ഷമ ചോദിച്ചു ഒരുപാട് തവണ എങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു അത് ഒരു തെറ്റാണ് അല്ലേ തെറ്റല്ലേ നമ്മുടെ parents നമ്മളെ നോൽ നോക്കുന്നതും അവര് സമ്പാദിക്കുന്നതും ഒക്കെ ആർക്ക് വേണ്ടീട്ടാണ് കു അവരുടെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് നല്ല വിദ്യഭ്യാസം നൽകാൻ നിങ്ങൾക്ക് നല്ല ആരോഗ്യം നൽകാൻ നല്ല ഭക്ഷണം നൽകാൻ നല്ല ചികിത്സ നൽകാൻ അപ്പൊ നമ്മക്ക് വേണ്ടി എല്ലാം നൽകുന്ന ആ parents ൽ നിന്ന് നമ്മൾ അങ്ങനെ എടുക്കാൻ പാടുണ്ടോ ഇല്ലാ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഈ കുട്ടിയെ എന്ത് ചെയ്തു ഈശ്വരനോട് ഒരുപാട് തവണ മാപ്പ് നൽകാൻ വേണ്ടി ഒരുപാട് തവണ ക്ഷമ ചോദിച്ചു അപ്പൊ ഇതുവരെ കഥയുടെ ഇത്രയും ഭാഗം മനസിലായല്ലോ ഇതിൽ ആരാണ് കഥാപത്രം പേര് പറയുന്നില്ല അല്ലെ ഒര് ആൺകുട്ടി എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കഥാപത്രം ആരാണ് അമ്മ അപ്പൊ ഈ കുട്ടിക്ക് മനസ്സിൽ എന്ത് കഴിക്കാനാണ് ആഗ്രഹം വന്നത് ഒന്ന് വേഗം എല്ലാരും answer ചെയ്തേ എന്ത് കഴിക്കാനാണ് ആഗ്രഹം വന്നത്

അതെ വെറും അല്ല ശർക്കര എന്ന് പറയുമ്പോ കറുത്ത ശർക്കര ഉണ്ട് വെളുത്ത ശർക്കര ഉണ്ട് ആ വെളുത്തതാണ് അല്ലേ കഴിക്കാനാണ് ഇവന് ആഗ്രഹം അപ്പൊ അങ്ങനെ അവന് ആ ന് വേണ്ടി ഒരു നിമിഷം എന്ത് ചിന്തിച്ചു അമ്മയോട് ആദ്യം പോയി ആഗ്രഹം പറയുന്നു അല്ലേ അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഇപ്പൊ സാധിച്ച് തരാൻ പറ്റോ ആ ചില അമ്മമാർ ആണെങ്കിൽ പോടാ അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് പോയിക്കോ ഇന്നെ കൊണ്ട് ഇപ്പൊ കഴിയൂല വാങ്ങാന് ന്ന് പറയും അല്ലെ അപ്പൊ ഈ അമ്മ എന്താ എങ്ങനെയാ പ്രതികരിച്ചത് shout ചെയ്തോ ഇല്ല ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കി എന്നിട്ട് അപ്പൊ തന്നെ ഈ കുട്ടിക്ക് കാര്യം മനസിലായി അമ്മയുടെ കൈയിൽ ഒന്നുമില്ല അമ്മ ആരിൽ ആശ്രയം നൽകിയിരിക്കുന്നു ഈശ്വര നോട് തന്നെ ചോദിക്കണം എന്നാണ് കാണിച്ചത് അപ്പൊ ഇത് മനസിലാക്കിയ കുട്ടി ഒരു നിമിഷം തന്റെ ആഗ്രഹം ഒന്ന് സഫലീകരിക്കാൻ വേണ്ടി അമ്മയുടെ ആ purse ൽ നിന്ന് ഒന്ന് പണം എടുത്താലോ എന്ന് ഒര് ചിന്ത വന്നു പക്ഷെ അപ്പൊ തന്നെ അവൻ അവനെ അതിൽ നിന്ന് ധി എന്തായി എന്താക്കി ആ പിൻമാ പിൻമാറി ആ ചിന്തയിൽ നിന്ന് തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുകയും വേഗം ഈശ്വരനോട് ആ തെറ്റായ ചിന്ത അങ്ങനെ ഞാൻ ഒരു ചിന്ത എനിക്ക് മനസ്സിൽ വന്നുപോയതിന് എന്നോട് ക്ഷമിക്കൂ എന്ന് ഈശ്വരനോട് ക്ഷമ ചോദിച്ചു അപ്പൊ കഥ ഇത്രയും ഭാഗം മനസ്സിൽ ആയല്ലോ എന്നിട്ട് അവന് അങ്ങനെ ആ തെറ്റിൽ നിന്ന് അവന് ഈശ്വര ചിന്ത വന്നു അല്ലോ അപ്പൊ അവൻ എന്താ ചെയ്തത് ഇനി പറയുന്നത് നോക്കൂ അവന്റെ വയസ് എത്രയാണ് അത് മനസിലാക്കി വെച്ചേ അവന്റെ വയസ് എത്രയാണ് എത്ര മക്കളെ എത്ര ഡാ പതിനൊന്ന് വയസാണ് വീട്ടിലോ അമ്മയല്ലാതെ മറ്റാരും ഇല്ല ഇനി ചിലപ്പോ നമുക്ക് നിങ്ങക്ക് ഇല്ലേ

അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ സോപ്പ് ഇടുന്ന അപ്പൊ ഇവന് ഇനി ആരയും പതപ്പിക്കാനും സോപ്പിട്ട് വാങ്ങാൻ ഒന്നും വേറെ ആരും വീട്ടിലില്ല അപ്പൊ അമ്മ മാത്രമേ വീട്ടിൽ ഉള്ളൂ ട്ടോ അമ്മയിൽ നിന്ന് ഇവന് എന്താണ് നിരാശയാണല്ലോ മറുപടി കിട്ടിയത് അപ്പൊ എപ്പോഴും അമ്മ പറയാറുണ്ട് എന്ത് അമ്മ പറയുന്നത് എന്താണ് നമ്മൾ ഒറ്റയ്ക്കല്ലാ നമ്മുടെ കൂടെ ആരുണ്ട് അത് എല്ലാവരും അല്ലേ നമ്മളെ ഒക്കെ മുന്നോട്ട് കൊണ്ടോവുന്ന ആ ഒരു ഏർ ധൈര്യവും ശക്തിയും ഒക്കെ അതല്ലേ നമ്മൾ ഒറ്റക്കല്ല ഞാൻ തോൽക്കില്ല എന്റെ കൂടെ ആരുണ്ടാകും ഈശ്വരൻ ഉണ്ടാകും അപ്പൊ ഈശ്വരൻ ഉണ്ട് എന്ന ആ വിശ്വാസം അതാണ് അമ്മ എപ്പോഴും ഇവന് ധൈര്യം നൽകുന്നത് നമ്മൾ ഒറ്റക്കല്ല മോനെ നമുക്ക് ഈശ്വരൻ ഉണ്ട് നമ്മള് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും കിട്ടും എന്നൊക്കെ അമ്മ എപ്പോഴും ഇവനെ ഉപദേശിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ മക്കളെ കൂടെ എന്തുകൊണ്ടെന്നാൽ അവൻ അമ്മയുടെ ആ വാക്കുകളെ മാനിച്ചു എന്നിട്ടോ അപ്പൊ എപ്പോഴും അവൻ അമ്മ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നതിനെ അവൻ മാനിക്കുന്നുണ്ട് ഉണ്ട് ശരി തന്നെ പക്ഷെ ഇന്നുവരെ അവന്റെ ജീവിതത്തിൽ ഈശ്വരൻ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ പറയാറില്ലേ ശരിക്കും ഈശ്വരൻ ഉണ്ട് ഞാൻ സമ്മതിച്ചു കാരണം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അവസ്ഥ വന്നപ്പോൾ ഞാൻ അതിനൊക്കെ അതിനെ തരണം ചെയ്ത് വന്നു അപ്പൊ നമുക്ക് തന്നെ നമ്മ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ഈശ്വരന്റെ ഒരു support ട് കൂടി ഞാൻ അത് മുഴുവനാക്കി എന്നൊക്കെ തോന്നുന്ന ഒരു സന്ദ എന്തെങ്കിലും സന്ദർഭം വരാറില്ലേ ഇല്ലേ മക്കളേ ചിലപ്പോ നമ്മൾ പറയും ഓഹ് ഈശ്വരാതീനം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് അല്ലങ്കിൽ ഞാൻ ഇന്ന് അവിടെ കുടിങ്ങിയേനേ അല്ലങ്കിൽ ആ വണ്ടി എന്നെ ഇടിക്കേണ്ടതായിരുന്നു അപ്പൊ ഇങ്ങനെ ഒക്കെ ഈ കുട്ടി ഇന്ന് വരെ ഈശ്വരൻ ഉള്ളതിന്റെ ഒര് അവ അവസ്ഥ അല്ലങ്കിൽ ഈശ്വരൻ ഉണ്ട് എന്ന് തർക്കിച്ച് പറയാനുള്ള ഒന്നും അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഈശ്വർ അമ്മ പലപ്പോഴും അവനെ ഈശ്വരൻ ഉണ്ട് എന്നതിന്റെ അവനെ വിശ്വസിപ്പിക്കാറുണ്ട് എപ്പോയൊക്കെ അസുഖം ബാധിക്കുന്ന സമയത്ത് അല്ലേ മക്കള് വേദനയാകുന്നു എന്ന് ഒക്കെ പറയുമ്പോ അമ്മമാര് സമാധാനിപ്പിക്കും അത് സാരമില്ല അതൊക്കെ ഇപ്പൊ മാറിക്കൊള്ളും അല്ലെ നമുക്ക് പ്രാർത്ഥിക്കാം അത് വേഗം ആ ആശ്വാസമാകും നിനക്ക് ഇതൊക്കെ മാറും എന്ന് സമാധാനിപ്പിക്കും ഇനി വേറെ വല്ല പ്രയാസത്തിലും പെടുമ്പോൾ ഈശ്വർ ഈശ്വർ ഇനിയോ വല്ല അനുഗ്രഹവും ജീവിതത്തിൽ വരുമ്പോൾ ഈശ്വരനോട് എന്ത് ചെയ്യും വേഗം ഈശ്വരനോട് നന്ദി പറയും രണ്ട് മണിക്കൂറോളം അവർ കണ്ണുകൾ അടച്ച് കൊണ്ട് അവര് ഭക്ഷണത്തിന് മുന്നെ പൂജ ചെയ്ത് കൊണ്ട് അല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല അപ്പൊ തന്റെ ചെറിയ ആ ഒര് ആ മണി ഇത് എടുത്ത് കൊണ്ട് bell എടുത്ത് കൊണ്ട് ചമ്പ്രം പടിഞ്ഞ് ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചമ്പ്രം പടിഞ്ഞ് ഇരിക്കുക ചമ്പ്രം പടിഞ്ഞ് ഇരുന്ന് കൊണ്ട് എന്താകുന്നു പൂജ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നാമം ജപിക്കും പൂജയും ചെയ്യും നാമം ജപിക്കും അവന് ആ അങ്ങനെ മന്ത്ര എല്ലാ മന്ത്രങ്ങളും അവന് എന്തുണ്ട് നല്ല ഓർമ്മ ഉണ്ട് അങ്ങനെ ആ സമയത്തും അവന്റെ നാവിൽ എന്താണ് വരുന്നത് ഈ മന്ത്രങ്ങൾ ആണ് ഈശ്വരനെ കുറിച്ച് ചിന്ത വരുന്നത് അവര് എവിടെയാണ് താമസിക്കുന്നത് ചെറിയ ഒരു യിൽ എന്ന് പറഞ്ഞാൽ ഒര് നാൽ ചെറിയ ഒരു city ൽ city നൊന്നും പറയാൻ പറ്റൂല കുറച്ച് കടകൾ ഒക്കെ ഉള്ള ചെറിയ ഒരു ഇത് school അധ്യാപിക ഈശ്വർ അപ്പൊ അമ്മ ഒരു അധ്യാപികയായിരുന്നു അവര് ചെറിയ ഒരു കവലയുടെ അടുത്താണ് താമസിക്കുന്നത് അപ്പൊ അമ്മയിൽ നിന്ന് എപ്പോഴും എന്താണ് കേൾക്കാറുള്ളത് ഇത്തരം നല്ല നല്ല കഥകളാണ് കേൾക്കാറുള്ളത് അങ്ങനെ കഥയിലൂടെ അമ്മ എന്ത് ചെയ്യുന്നു ഈശ്വർ ഈ കഥയിലൂടെ എന്താണ് പറഞ്ഞ് മനസിലാക്കി കൊടുക്കുന്നത് ഈശ്വരൻ തന്റെ ഭക്തരെ എങ്ങനെ ഒക്കെ എത്രത്തോളമാണ് അവരെ പരിചരിക്കുന്നത് എന്ന കഥകളായിരുന്നു എപ്പോഴും പറഞ്ഞ് കൊടുക്കുന്നത് ഹലോ നമസ്കാരം! നമ്മൾ ഇന്നൊരു ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു രാജ്യമുള്ള ഒരു രാജാവിൻ്റെയും, ബുദ്ധിമാനായ ഒരു അടിമയുടെയും കഥയാണ്. ഇതിൽ പറയുന്നത്. ഒരിടത്ത് ഒരു രാജാവിൻ്റെ ജീവിതം വളരെ വിരസമായിരുന്നു, തൻ്റേത് പോലെ ഇത്ര വിരസവും ബുദ്ധിമുട്ടുമുണ്ടായ ജോലി വേറെ ഉണ്ടാവില്ല എന്ന് രാജാവ് ചിന്തിച്ചു. താൻ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു രാജാവിൻ്റെ വിധം. പക്ഷെ യുദ്ധം ചെയ്യാൻ, ശാന്തനും ശാന്തശീലനുമായിരുന്ന ആ രാജാവ് യുദ്ധം ചെയ്യാൻ നിർബന്ധിതനാകുന്നു. ഞാൻ സത്യസന്ധത ഇഷ്ടപ്പെടുന്നു. പക്ഷെ പലപ്പോഴും ചതിക്കപ്പെടുന്നു. എൻ്റെ പ്രജകൾ രോഗങ്ങളാൽ വലയുന്നു. എനിക്ക് ദുഖിക്കുവാൻ കാരണങ്ങളേറെ. രാജാവ് ഒരുപാടു ദുഃഖിതനാണ്. പെട്ടെന്ന് അകലെ ഒരു മേട്ടിൽ മേയുന്ന ഒരു പറ്റം ചെമ്മരിയാടുകളെ രാജാവ് കണ്ടു. ആ ചെമ്മരിയാടുകൾ തന്നെ ക്ഷണിച്ചു, എന്നൊരു തോന്നൽ രാജാവിനുണ്ടായി. അവയ്ക്ക് രോമങ്ങൾ കുറവായിരുന്നു. പെൺചെമ്മരിയാടുകൾക്കൊപ്പം കുഞ്ഞുങ്ങളും മേഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊപ്പം അമ്മ ചെമ്മരിയാടുകളും ഉണ്ടായിരുന്നു. കരഞ്ഞു കൊണ്ട് അവയെല്ലാം അവിടെ